ആഹ് അഹ്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

ആ ഞാൻ Sevens ഒക്കെ കാണാറുണ്ട്.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

Referee മാര് പ്രശ്നമില്ല.

Referee മാരല്ലേതീരുമാനം എടുക്കേണ്ടത്. ഓര് അല്ലേ നോക്കേണ്ടത്.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

ഓനും കുഴപ്പം ഒന്നുമില്ല. പക്ഷെ, മെസ്സിന്‍റെ അത്രേ world cup കിട്ടി. Top scorer ആയി, best player ആയി. എന്ത് പറഞ്ഞു വെച്ച് സാധനങ്ങള് കിട്ടിയോണ്ട് മെസ്സിക്ക് chance ഉണ്ട് കൂടുതലും. ഓല്ക്കു ഇല്ലാന്നല്ല. എമ്പാപേ ആൾഡ് ബെന്ജിമ ഇങ്ങനത്തെ players ന് chance ഇല്ലാതില്ല.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

Okay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

പോയിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. അത് എന്നായിരുന്നു? അത് ഇന്നലെ. ഇന്നലെ അട്ടപ്പാടിയിൽ പോയി. അപ്പൊ ഞാനും എന്റെ ഒരു friend ഉം കൂടിയാണ് പോയത്. അവന്റെ പേര് എന്നാണ്. ഒരു ആണവൻ. ഞങ്ങൾ ഇങ്ങനെ കുറെ ദിവസമായി plan ചെയ്തിരിക്കണു ഇങ്ങനെ പോണം പോണം ഇങ്ങനെ അട്ടപ്പാടിക്ക് അപ്പോ അങ്ങനെ ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയി. അവിടെ എന്തൊക്കെ കാഴ്ചകളാ നിങ്ങൾ കണ്ടത്? അവിടെ അട്ടപ്പാടിയിൽ ഞങ്ങൾ ഒന്നാമത് ഇവിടെനിന്ന് sunrise കാണാനാണ് ഞങ്ങൾ plan ഇട്ടിരുന്നത്. ഞങ്ങൾ ഇവിടുന്നൊരു ആഹ് five o clock ന് ഒരു അഞ്ചുമണിക്ക് പോയി. അഞ്ചുമണിക്ക് പോയാൽ പക്ഷെ ഞങ്ങൾക്ക് sunrise കാണാൻ പറ്റിയില്ല. അഹ് അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പറഞ്ഞൊരു സ്ഥലം അവിടെ അടിപൊളിയാണ് കാണാൻ. ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ടു പോയി. അഞ്ചുമണിക്കാണോ? രാവിലെ അഞ്ചുമണിക്ക് അവിടെനിന്നു പോന്നു അല്ലേ?

അനിരുദ്ധും ഞാനുംകൂടി പോയി, അട്ടപ്പാടിയിൽ പോയി. പിന്നെ ഞങ്ങൾ നമ്മുടെ ഏർ കോട്ടപ്പുറം കോട്ടപ്പുറം ഏർ petrol pum ൽനിന്ന് petrol അടിച്ചിട്ട് ഞങ്ങൾ നേരെ അട്ടപ്പാടിക്ക് വിട്ടു.

ഞങ്ങൾക്ക് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓൾ അഹ് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. google map നോക്കീട്ട് ഞങ്ങൾ നേരെ പോയി. ആ correct ticorrect time ൽ എത്തി അല്ലേ? കൃത്യസ്ഥലത്തുതന്നെ എത്തി correct time ൽ ഞങ്ങൾ അവിടെ പോയാലും correct സ്ഥലത്ത് ഞങ്ങൾ എത്തിയില്ല. ഞങ്ങൾ കുറെ ഉള്ളില്കൂടെ പോയി, കുറെ diverted ആയി, കുറെ ഏർ തെറ്റുപറ്റി, ഏർ തെറ്റിയിട്ടാണ് പോയത്. അവസാനം ഞങ്ങൾ അവിടെ രണ്ടുപേരെ കണ്ടു. ആരെയൊക്കെ കണ്ടു?

പക്ഷേ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ അവർ നമ്മളെ help ചെയ്തു. അവർ നമ്മളെ help ചെയ്തിട്ട് അവർ പറഞ്ഞു ഞങ്ങളും ഇങ്ങനെ, ഞങ്ങളുടെ destination മുനിമല ആയിരുന്നു. അട്ടപ്പാടിയിലെ മുനിമലമുനിമലയ്ക്കാണ് ഞങ്ങളുടെ destination കാരണം കുറെ friends മുനിമലയ്ക്ക് പോയിട്ട് video സും

ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ locals നെ കണ്ടു locals നെ കണ്ടപ്പോൾ

കുറേ പേരെ കണ്ടു. കുറേ പേരെ, രണ്ടുമൂന്നു പേരെ ഞങ്ങൾ കണ്ടു. പക്ഷേ എല്ലാവരും ഒരുമാതിരി അവർക്ക് എന്തോ പറഞ്ഞു തരാൻ താല്പര്യമില്ലാത്തത് പോലെ ഞങ്ങളുടെ അടുത്ത് കാണിച്ചു. അവസാനം ഞങ്ങൾ രണ്ടു പേരെ കണ്ടു. അവരുടെ പേര് എന്തായിരുന്നു? ഒരാളുടെ പേര് കണ്ണൻ എന്നും ഒരാളുടെ പേര് എന്താ, ഒരാളുടെ പേര് എന്താ, അനിൽ. ഒരാളുടെ പേര് അനിൽ എന്നും ഒരാളുടെ പേര് കണ്ണൻ എന്നുമായിരുന്നു. അപ്പോൾ ഈ അനിൽ, അനിലേട്ടൻ എന്ന് പറയുന്ന ആള് ഇവിടെ കല്ലുകുഴിയിൽ work ചെയ്തിരുന്ന ആളാണ്. അവിടെ ക്വാറിയിൽ എന്തോ work ചെയ്തിരുന്നതാണത്രേ. ആള് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോ ആൾക്ക് നമ്മുടെ ഈ place ഒക്കെ അറിയാം. അതിന് എല്ലാത്തിനും മൂപ്പർ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നി, ഒരു friendship തോന്നി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ help ചെയ്യാം, ഞങ്ങൾ ഒന്നാമത് ഒരു ഇടവഴിയിൽ ആണ് നിൽക്കുന്നത് മുനിമല നല്ല സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ മുനിമല നല്ല സ്ഥലം ആയതുകൊണ്ടാണ് ഞാനും അവനും ഇങ്ങനെ plan ചെയ്തത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായി ഇങ്ങനെ പോണം പോണം എന്നു തന്നെ വിചാരിക്കുന്നു. അപ്പോളാണ് ഞങ്ങൾ അങ്ങനെ വിട്ടു. ഞങ്ങൾ അവിടുന്ന് വിട്ടശേഷം പക്ഷേ ഞങ്ങളുടെ destination എനിക്ക് lost ആയി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം എവിടെയാണ് വഴിയെന്ന് അറിയില്ല. കാരണം മുനിമല എന്ന് പറയുന്നത് ഒരു ലോക്കൽ peak ആണ് അവിടുത്തെ

ഇന്ന് എന്താ പറയുക അഗ, ആഹ് ആനക്കട്ടി ഇങ്ങനെ കുറച്ച് place കളെ നമുക്ക് അറിയുകയുള്ളൂ. നമ്മൾ പക്ഷേ അതിൻറെ ഉള്ളിലേക്ക് അങ്ങനെ പോകാറില്ല ആരും പോകാറില്ല. അപ്പോൾ ഈ മുനിമല ഇങ്ങനെ എല്ലാ friends ഉം പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ പോയതാണ് പക്ഷേ നമുക്ക് അട്ടപ്പാടിയിനെ കുറിച്ച് correct ആയിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുനിമലയ്ക്ക് പോകാൻ പറ്റൂ.

അവിടെ അവരൊക്കെ ഒരു ഊര് ആയിട്ട് താമസിക്കുകയാണ്. ഇപ്പോൾ അവിടെ. ഈ മലയുടെ കുറച്ച് side ൽ ആയിട്ട് തന്നെ അവർ കുറച്ച് വീടൊക്കെ കെട്ടിയിട്ട്, പണ്ടത്തെ ഒരു tribes നെ നമുക്ക് അവിടെ അട്ടപ്പാടിയിൽ ഇപ്പോൾ കാണാൻ പറ്റില്ല. അവരെ tribes ഒക്കെ വീടൊക്കെ വച്ചിട്ട് ഒരു ഊരുപോലെ താമസിക്കുകയാണ് ഇപ്പോൾ

ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു ആറ് ഏഴു മണിക്ക് ആണെങ്കിലും ഞങ്ങൾ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അവിടെ ഒരുപാട്, അവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് സത്യം പറഞ്ഞാൽ അട്ടപ്പാടിയിൽ. സൈലൻറ് വാലി area യിലേക്ക് ഒക്കെ പോയോ?